ഈ ചിത്രത്തിൽ ഒരു കുരങ്ങ് ബാൽക്കണിയിലെ റെയിലിംഗിൽ ഇരിക്കുന്നത് കാണാം.

ഈ ചിത്രത്തിൽ കൊല്ലം മുൻസിപ്പൽ കോർപ്പറേഷന്റെ പ്രധാന ഓഫീസ് ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്.

ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് കാണുന്നത്.

ഈ ചിത്രം നട്ടുച്ചയ്ക്ക് എടുത്തത് പോലെയാണ് തോന്നുന്നത്.

അങ്ങ് ദൂരെയായി തടി കൊണ്ടുള്ള ഒരു ഗോൾ പോസ്റ്റ് കാണാം.

ഇതിൽ ഒരു ഗ്രൗണ്ടും അതിൻ്റെ പിന്നിൽ കൂട്ടത്തോടെ കൊറച്ച് മരങ്ങൾ നിൽക്കുന്നതും കാണാം.

ഇതിൽ നമുക്ക് സുന്ദരമായ ഒരു പച്ച ബിൽഡിംഗും അതിന്റെ മുകളിലായി ഷീറ്റ് ഇട്ടിരിക്കുന്നതും കാണാം.

ഇത് റോഡ് ഇൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പഴയ വീടിൻ്റെ ചിത്രമാണ്.

ലെഫ്റ്റ് സൈഡിലായി ഒരു ഷീറ്റ് റൂഫുള്ള വരാന്തയും പുറകിൽ പുറകിൽ മരങ്ങളും കാണുന്നു കാണുന്നുണ്ട്.

ഇത് ഒരു ബേക്കറി യുടെയോ ചെറിയൊരു കഫ്റ്റീരിയ യുടെയോ അകമാണ് കാണുന്നത്.